മൂന്നാമത്തെ unit ന്റെ പേര് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്നാണ് unit ന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് പ്രശസ്ത german സാഹിത്യകാരനായ ഗോയിധ്യയുടെ doctor ഫൗസ്റ്റ് എന്ന നാടകത്തിലെ രണ്ട് വരികളാണ് മൂന്നാമത്തെ unit ന്റെ പ്രവേശനമായി നൽകിയിരിക്കുന്നത് തല എത്ര ദീർഗം സാധന ലഭ്യം ആവൂ ജീവിതം എത്ര ഹൃസ്വകാരം വളരെ ചിന്തോതിതകമായ രണ്ട് വരികളാണത് തല എത്ര ദീർഗം തല എത്ര കാലം നീണ്ടു നിൽക്കുന്നതാണ് അതാണ് എത്ര ദീർഗം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിരസ്സായിയാണ് അനശ്വരമാണ് കലാരൂപങ്ങൾ സാധനാ ലഭ്യം എന്ന വാക്കിന് ഉപാസനയുടെ സാധനാ എന്ന വാക്കിന് ഉപാസന എന്നാണർത്ഥം ഉപാസനയുടെ അല്ലെങ്കിൽ നിരന്തരമായ അഭ്യാസത്തിലൂടെ മാത്രമാണ്

അപ്പോൾ ഒരു കാലാകാരന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കയാണെങ്കിൽ ഏതാണ്ടൊരു നൂറ് വര്ഷം ജീവിച്ചിരുന്ന ഒരു കലാകാരനാണെന്ന് ചിന്തിച്ച് നോക്കു അതിപ്പോ ഏത് തരാം കലയാവാം സംഗീതകലയാവാം നൃത്തകലയാവാം സാഹിത്യകലയാവാം നാടകകലയാവാം ശില്പകലയാവാം അത് നിർമിച്ച വ്യക്തി ജീവിച്ചിരുന്നത് ഏതാണ്ട് ഒരു നൂറ് വർഷം പക്ഷെ ആയിരക്കണക്കിന് ലക്ഷ കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ ആ ശില്പങ്ങളാകാം ആ കവിതകളാകാം ആ നൃത്ത രൂപമാകാം ഇതൊക്കെ നില നിൽക്കുവാണ് അല്ലെങ്കിൽ ഒരു ചിത്രമാവാം ആ വിലക്ക് നിലനിൽക്കുന്നു അപ്പം ജീവിതം വളരെ ഹ്രസ്വമാണ് പക്ഷെ അതിൽ ആ ജീവിതത്തിൽ നിന്ന് ഉല്പാദിപ്പിക്കപ്പെടുന്ന കലാരൂപങ്ങൾ വളരെ ദീർഘമാണ് എന്നതാണ് ഇവിടെ german സാഹിത്യകാരനായ ഗോയിഥെ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രവേശക ഭാഗമായി നൽകിയിരിക്കുന്നത് പിന്നെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠഭാഗം നമ്മുടെ ഒന്നാമത്തെ പാഠം അതായതു മൂന്നാമത്തെ unit ലെ ഒന്നാമത്തെ പാഠം പ്രലോഭനം എന്ന പാഠമാണ് ഇത് നളചരിതം ആട്ടക്കഥയിലെ ഒരു ഭാഗമാണ് നളചരിതം ആട്ടക്കഥ എഴുതിയിരിക്കുന്നത് ഉണ്ണായി വാര്യരാണ് ഒരൊറ്റ ആട്ടക്കഥ കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ചിര പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ് ഉണ്ണായി വാര്യർ

അകത്തൂത്ത് വാര്യത്ത് ജനനം വേദാന്തത്തിലും വൈദ്യത്തിലും സംഗീതത്തിലും നിപുണനായിരുന്നു തിരുവിതാംകൂറിലെ മാർത്താണ്ഡ വർമ്മ മഹാരാജാവ് കൊച്ചി രാജാവ് എന്നിവരുടെ ആശ്രിതനായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെയും രാമപുരത്ത് വാര്യരുടെയും സമകാലികനായി അറിയപ്പെടുന്ന കവിയാണ് ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ ഒന്നുകൊണ്ടു മാത്രം മലയാള സാഹിത്യത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയ കവിയാണ് ഉണ്ണായി വാര്യർ classic പ്രസ്ഥാനത്തിലെ romantic കാവ്യമെന്നും romantic പ്രാസ്ഥാനത്തിലെ classic കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ കഥാപാത്ര നിർമ്മാണ കുശലതയിലും നാടകീയതയിലും ജീവിത വീക്ഷണത്തിലും ഭാവ ആവിഷ്കരണത്തിലും കേരളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ നളചരിതത്തിന് അർഹതയുണ്ട് അവിടൊരു one word question വരുന്നുണ്ട് കേരളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയേത് ഗിരിജാ കല്യാണം രാമ പഞ്ചശരി എന്നീ കൃതികൾ ഉണ്ണായി വാര്യരുടേതാണെന്ന് ഒരഭിപ്രായം ഉണ്ട് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരം നളചരിതം ആട്ടക്കഥയിലെ നള ധമന്തിമാരുടെ കഥ മഹാഭാരതത്തിൽ നിന്നെടുത്തിരിക്കുന്ന ഒരു ചെറിയ കഥയാണ് അതിനെ വളരെ മനോഹരമായി നാലു ദിവസത്തെ ആട്ടക്കഥ അല്ലെങ്കിൽ നാലു ദിവസം കഥകളി അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം ഈ രീതിയിൽ ചിട്ടപ്പെടുത്തിയാണ് ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ രചിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഭാഗം നളചരിതം ആട്ടക്കഥ രണ്ടാം ദിവസത്തിലെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം പ്രലോഭനം എന്ന വാക്കിന് തന്നെ ഒരർത്ഥമുണ്ട് അതായത് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒരു കാര്യം വേണം എന്ന് നമ്മളെ കൊണ്ട് ആകാശിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൊതിപ്പിക്കുന്നത് അതാണ് പ്രലോഭനം നളചരിതത്തിലെ കഥാപാത്രങ്ങൾ നളനും ദമയന്തിയുമാണ് നള ദമയന്തിമാർ അവരുടെ യൗവന കാലത്ത് അന്യോന്യം കേട്ടറിഞ്ഞ് അവർ തമ്മിൽ ഒരു അനുരാഗം ഉണ്ടാകുന്നു എന്നാലീ ദ നള ദമയന്തിമാരുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ന ദമയന്തിയുടെ സൗന്ദര്യത്തെ കുറിച്ച് അന്ന് ഉണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളിലും വളരെ പ്രശസ്തമാണ് ദമയന്തിയുടെ സൗന്ദര്യം നള ദമയന്തിമാർ ക്ക് ഏർ അന്യോന്യം ര പ്രണയ വിവശരാവുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ശേഷം ഏർ രാജാവ് മഹാരാജാവ് അല്ലെങ്കിൽ ഭീമ മഹാരാജാവിന്റെ മകളാണ് ദമയന്തി ഉഡിനപുരിയിലെ ഭീമ മഹാരാജാവിന്റെ മ മകളാണ് ദമയന്തി നളനാണെങ്കിൽ നിശദ രാജ്യത്തിലെ രാജാവുമാണ് എന്തായാലും സുന്ദരിയായ ദമയന്തിയുടെ സ്വയം വര വാർത്ത നളന് ക്ഷണം ലഭിച്ചു നളൻ അവിടെ പോകുന്ന വഴിക്ക് നളൻ ഇന്ദ്രൻ വരുണൻ അഗ്നി യമൻ തുടങ്ങിയ ദേവന്മാരെ കണ്ടുമുട്ടുന്നു അവരോടൊപ്പം പോയി ആ വിവാഹത്തിൽ സ്വയം വരത്തിൽ പങ്കെടുത്ത് യഥാസമയം യഥാസമയം നളനെ ദമയന്തി വരിച്ചു നളന്റേയും ദമയന്തിയുടെയും വിവാഹം കഴിഞ്ഞ് അവരെ ആശിർവധിച്ചതിനു ശേഷമാണ് ദേവന്മാർ തിരികെ സ്വർഗ്ഗ ലോകത്തേക് പോകുന്നത് ദേവന്മാർ തിരികെ സ്വർഗ്ഗ ലോകത്തേക് പോകുമ്പോൾ ഉപദേവനായ കലിയെ കാണുന്നു കലി നമ്മുടെ തന്നെ മനസില് ഒരു തിന്മയുടെ അംശമാണ് കലിയെന്ന് പറയാം നമ്മുടെ തന്നെ മനസ്സില്

കലി പറയുന്ന മറുപടി ഭൂമിയിൽ സുന്ദരിയായ ദമയന്തി എന്നൊരു പെൺകുട്ടി ഉണ്ട്പോൽ അവളെ വിവാഹം കഴിക്കാനാണ് ഞാൻ പോകുന്നത് ഇത് കേട്ട ദേവന്മാർ പരിഹസിച്ചു ദേവന്മാർ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ അവരുടെ കല്യാണത്തിന് പങ്കെടുത്ത്

പിണക്കി അകറ്റുവൻ ഞാനവനെയും ധ്രുവമവളെയും രാജ്യമകലെയും അതായത് ഞാൻ അവനെയും അവളെയും പിണക്കി അകറ്റും അവരെ രാജ്യത്തിൽ നിന്നും പുറത്താക്കും എന്നൊരു ശപഥം എടുത്തിട്ടാണ് കലി അവിടെന്നും പോകുന്നത്

നാടകമാണ് നമ്മൾ പഠിക്കുന്ന ഈ ഭാഗത്ത് വായിക്കുന്നത് കലി നളന്റെ സഹോദരനായ പുഷ്കരനെ ചെന്ന് കണ്ട് എങ്ങനെയെങ്കിലും നളനെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു ഇങ്ങനെ പുഷ്കരനെ അതായത് നള സഹോദരനായ പുഷ്കരനെ നളന്റെ ശത്രുവാക്കി മാറ്റുന്ന കലിയുടെ തന്ത്രങ്ങളാണ് പ്രലോഭനം എന്ന പാഠഭാഗത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് പാഠത്തിലേക്കു പോകാം കഥകളിയുടെ തിരക്കഥയാണ് cinema യുടെ തിരക്കഥയാണ് നമ്മൾ പഠിക്കുന്ന script കഥകളിയുടെ തിരക്കഥയാണ് ആട്ടക്കഥ നമ്മൾ പഠിക്കുന്നത് കഥകളി stage ഇൽ കാണിക്കുന്നതാണ് ആട്ടക്കഥ അതിന്റെ സാഹിത്യ രൂപമാണ് പൊ നമുക്ക് നേരിട്ട് പത്തിലേക്ക് കടക്കാം ദമയന്തിയുടെ സ്വയം വരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലും ദമയന്തി നളനെ വരിച്ചതിലും കുപിതനായ കലി നള ദമയന്തിമാരെ തമ്മിലകറ്റി രാജ്യത്തു നിന്ന് പുറത്താക്കുമെന്ന് ശപഥം ചെയ്യുന്നു അതിനായി നളന്റെ അനുജനായ പുഷ്കരനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് കലി ഇതാണ് നമ്മുടെ പാഠത്തിന്റെ പശ്ചാത്തലം ശ്ലോകമാണ് ആദ്യം നൽകിയിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ പറയുന്നത് കഥകളിയുടെ ആ ഭാഗതെയാ അതായത് ആട്ടക്കഥയില് ഏതു ഭാഗം വരെയാണോ പൂർത്തിയായത് അല്ലെങ്കിൽ അടുത്തെ എന്താണോ പറയാൻ തുടങ്ങുന്നതാണ് ശ്ലോകത്തിനകത്തു ൾപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ആ ഒരു നാല് വരി ശ്ലോകത്തിന്റെ അർഥം അത് സംസ്കൃതത്തിലാണ് മുഴുവനും എഴുതിയിരിക്കുന്നത് അതിന്റെ അർഥം താഴെ കൊടുത്തിട്ടുണ്ട് കോപ മത്സരവശം വദഹ കലിർ ധ്വാപരേണ സഹമേതിനീ വ്യതഹ സ്വാപതേ സ്വയം അചോത യജ്ജളം സ്വാപതയെ ഹരണായ പുഷ്ക്കരം അതിന്റെ അർഥം കോപ മത്സരങ്ങൾക്ക് വശംവദനായ കലി ദ്വാപരനോടൊപ്പം ഭൂമിയിലേക്ക് വന്ന വിഡ്ഢിയായ പുഷ്‍കരനെ അന്യന്റെ ധനം അപഹരിക്കാൻ രഹസ്യമായി പ്രേരിപ്പിച്ചു അതാണ് അതിന്റെ പാശ്ചാത്തലം ആ രഹസ്യമായുള്ള പ്രേരണയാണ് പ്രലോഭനം എന്ന പേരിനകത്ത് വരുന്നെ അപ്പൊ ഈ കവിതയിൽ വരാവുന്നൊരു ചോദ്യമാണ് ഈ കവിതയുടെ തലക്കെട്ടിന്റെ ഔചിത്യം ചോദിക്കുമ്പോൾ രഹസ്യമായിട്ടുള്ള പ്രേരണയാണ് പ്രലോഭനം അത് കൊണ്ട് ഈ കവിതക്ക് പ്രലോഭനം എന്ന പേര് വളരെ ഉചിതമാണ് എന്ന് നമുക്ക് എഴുതാവുന്നതാണ് ഇതിനകത്ത് രണ്ട് പദങ്ങൾ വളരെ ശ്രദ്ധിക്കണം സ്വാപതേ സ്വപാഥേയ ഈ രണ്ട് പദങ്ങൾ പലവർഷം അർത്ഥവ്യത്യാസത്തിന് ചോദിച്ചിട്ടുള്ളതാണ് സ്വാപതേ എന്ന പദത്തിന് തനിക്ക് ആപത്തിനായി എന്നാണ് അർഥം സ്വപാഥേയം എന്ന പദത്തിന് ധനം എന്നാണ് അർഥം അത് രണ്ടും തെറ്റിപ്പോകരുത് സ്വാപഥേയം എന്ന പദത്തിന് ധനം എന്നാണ് അർഥം സ്വാപതേ എന്നതിന് തനിക്ക് ആപത്തിനായി എന്നാണ് സ്വാപതേ എന്ന വാക്കിന് അർഥം അത് രണ്ടു നമ്മളീ പാഠഭാഗം പഠിക്കുമ്പോൾ തന്നെ അയിന്റെ meanings അവിടെ എഴുതി സൂക്ഷിക്കേണ്ടതാണ് കാരണം ഇത് പല പ്രാവശ്യം അർത്ഥ വ്യത്യാസത്തിന് പരീക്ഷക്ക് ചോദിച്ചിട്ടുള്ളൊരു പദമാണ് ഇനി പുഷ്‌കരന്റെ സംഭാഷണത്തിലാണ് ആരംഭിക്കുന്നത് അതായത് കലിയും ധ്വാപരനും പുഷ്‌കരന്റെ അടുക്കൽ വന്നു നിൽക്കുന്നു നള സഹോദരനായി പുഷ്‌കരന്റെ അടുക്കൽ വന്നു നിൽക്കുന്നു അപ്പൊ പുഷ്ക്കരൻ ചോദിക്കുന്നു അരികിൽ വന്നു നിന്നത് ആരെ എന്ത് അസിമതം ഇത്രയും പദങ്ങൾ ആയിനകത്ത് വരുന്നുണ്ട് അത് ശ്രദ്ധിക്കണം വായിക്കുമ്പോൾ അരികിൽ വന്നു നിന്നത് ആരെന്ത് അസിമതം അത് തിരിച്ച് പറയുമ്പോൾ അരികിൽ വന്നു നിന്നത് ആര് എന്ത് അസിമതം അസിമതം എന്ന വാക്കിന് ആഗ്രഹം എന്നാണർത്ഥം അഖിലമാഷി ചൊൽക എന്റെ അടുക്കൽ വന്നു നിൽക്കുന്ന ആരാണ് നിങ്ങൾ ആരാണ് എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കെന്തോ ആഗ്രഹമുണ്ട് അഖിലമാഷി ചൊൽക അഖിലം എല്ലാം മുഴുവന് ഇപ്പോൾ തന്നെ ചൊല്ക പറയുക അതിന്റെ അനുപല്ലവി ഇപ്പൊ ഇത് കഥകളി നിങ്ങക്കറിയാലോ പാടുന്നു അതിന്റെ പാട്ട് ഏറ്റ് പാടുന്നു ആ രീതിയിലൊക്കെ ആണ് ആ കഥകളി അവതരിപ്പിക്കുന്നത് അറിയുക ഇല്ലെങ്കിലും അഭിമുഖന്മാരെ കണ്ടെന്മനതാരിൽ ഉണ്ടെന്നുശ്ചിതം അറിയുകയില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല എന്നാൽ അഭിമുഖന്മാരെ കണ്ടെൻ അഭിമുഖന്മാർ എന്റെ നേരെ വരുന്നവർ കണ്ടെൻ മനതാരിൽ മനതാര് മനസാകുന്ന താര് മനസാകുന്ന പൂവ് മനതാരിൽ ഉണ്ട് ഒന്ന് ഉന്മിഷിതം ഉന്മിഷിതം ഉന്മേഷം ചടുതി പെട്ടെന്ന് നിങ്ങളെ എനിക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ എന്റെ മുന്നിൽ വന്നപ്പോൾ എന്റെ മനസിലൊരു ഉന്മേഷം പെട്ടെന്നുണ്ടായി എന്നാണ് പുഷ്ക്കരൻ പറയുന്നത് ധരണിയിലുള്ള പരിഷകൾ നളനെ ചെന്ന് കാണും ഇനി പുഷ്‌ക്കരന്റെ വിഷമത്തിന്റെ കാരണങ്ങളാണ് പുഷ്ക്കരൻ പറയുന്നത് ധരണിയിലുള്ള പരീക്ഷകൾ ധരണി ഭൂമി ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം എന്ത് കാര്യത്തിനും ആരുടെ അടുക്കൽ പോകും എന്റെ സഹോദരനായ നളനെ ചെന്ന് കാണും അവർക്ക് വീണ്ടും കാര്യം നളനും സാധിപ്പിക്കും അതാണ് അടുത്ത സങ്കടം അവർക്ക് എന്താണോ വേണ്ടത് ആ കാര്യം ആര് സാധിപ്പിച്ച് കൊടുക്കും നളൻ വളരെ സുന്ദരമായി ആ കാര്യം സാധിപ്പിച്ച് കൊടുക്കും ദൂരത്ത് നിന്ന് ആരും വരികയില്ല നമ്മെ കാണാൻ എന്നെ കാണാൻ ദൂരത്ത് നിന്നും ആരും വരികയില്ല കാരണം എൻ വരുന്നവരെല്ലാം ആരുടെ അടുത്തേക്കാ പോകുന്നത് ഏർ നളന്റെ അടുക്കലേക്ക് പോകും നളനാണെങ്കിലോ കാത്തിരിക്കുന്നത് പോലെ ഇവര് എന്തൊക്കെ കാര്യങ്ങളാണോ കൊണ്ടുവരുന്നത് അതെല്ലാം സാധിപ്പിച്ച് കൊടുക്കും അപ്പോ ഒരു അസൂയടെ അംശം ഉം ഈ സഹോദരനാണെങ്കിലും പുഷ്ക്കരനിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്

നമുക്കില്ലാ നാടും നഗരവും കുടയും ചാമരവും ഇനി വീണ്ടും ആ ഒരു അസൂയ തലപൊക്കുകയാണ് അല്ലെങ്കിൽ തന്റെ ഉള്ളിലെ അപകർഷതാ ബോധം ആണ് ഇതിനകത്ത് കൂടെ പുഷ്ക്കരൻ വ്യക്തമാക്കുന്നത് എനിക്കില്ല നാട് അതായത് ഞാൻ സ്വന്തമായിട്ട് ഒരു നാട് ഭരിക്കുന്ന രാജാവല്ല പിന്നെ എനിക്ക് സ്വന്തമായിട്ട് നഗരങ്ങളില്ല പിന്നെ കുടയും ചാമരവും രാജ ചിന്ഹങ്ങളാണ് എനിക്ക് രാജ ചിന്ഹങ്ങളായ വെൺകൊറ്റ കൊടയും ചാമരവും രാജാവിന്റെയോകെ സിംഹാസനത്തിന്റെ ചുറ്റും നിന്ന് ഏർ വീശുന്നതാണ് ചാമരം രാജാവിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ് വെൺകൊറ്റ കുട അപ്പോ അങ്ങനെ ഉള്ള രാജ ചിന്ഹങ്ങളൊന്നും എനിക്ക് ഇല്ല അമിത്ര വീരന്മാരെ അമർക്കും വൻ പടയും അമിത്ര വീരന്മാർ ശത്രുക്കളായ വീരന്മാർ അവരെ അമർക്കും അമർക്കുക അമർച്ച ചെയ്യുക അവരെ അടിച്ചമർത്തുന്ന വൻ പടയും എനിക്ക് ഇല്ല ഇനിയെന്താണ് ഉള്ളത് ബാഹുജനെന്നുള്ളതേ നമുക്കൊന്നുള്ളുമുറ്റും എനിക്ക് ആകെപ്പാടെ ഉള്ള ഒരു ഗുണം അല്ലെങ്കിൽ എനിക്ക് ആകപ്പാടെ ഉള്ള ഒരു quality എന്റെ ഗണംന്ന് പറഞ്ഞാ എന്താണ്

അപ്പോ ബ്രഹ്മാവിന്റെ ബാഹുവിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ എന്നുള്ള ഒരു മേന്മ മാത്രമേ എനിക്കുള്ളൂ എനിക്ക് നാടില്ല നഗരമില്ല കൊടയില്ല ചാമരമില്ല പിന്നെ എനിക്ക് വൻപടയുടെ ഒര് ഏർ സ്വാധീനമില്ല ഒന്നുമില്ല ആകപ്പാടെയുള്ളത് നളന്റെ സഹോദരനായ ഞാനൊരു ക്ഷത്രിയൻ ആണ് അപ്പോ കാണാൻ എനിക്ക് ആരും അങ്ങനെ വരികയും ഇല്ല പഴുതേ പഴുതേ വെറുതെ ഞാനെന്തേ പലവക പറഞ്ഞു കേൾപ്പിക്കുന്നു പിന്നെ ഞാനൊരു കാര്യം ഏർ ആലോചിക്കയാണ് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ മുന്നിൽ വന്നവരാണ് അപ്പോ കലിയും ധ്വാപരനും അവിടെ നിപ്പുണ്ട് ഈ കലിയോടും ധ്വാപരനോടും ആണ് ഇയാളിത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ എന്തിനാണ് വെറുതെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത് നളന് വേറെ കർമ്മം നമുക്ക് കർമ്മം വേറെ നളന് ജോലി വേറെ കർമ്മം വേറെ എന്റെ കർമ്മം വേറെ കാരണം നളനാണ് രാജാവ് എന്റെ സഹോദരനാണെങ്കിലും നളനാണ് രാജാവ് പടയുണ്ട് ഏർ നാടുണ്ട് നഗരമുണ്ട് എല്ലാം ഉണ്ട് സൈന്യമുണ്ട് അപ്പൊ നളന്റെ കർമ്മം വേറെ എന്റെ കർമ്മം വേറെ

നമ്മെ കൊണ്ട് എന്ത് ഉപകാരമാണ് നിങ്ങൾക്ക് അതിന് കലിയുടെ മറുപടി പുഷ്കരാ നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ പുഷ്കരാ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹോണ്ട് നീ ഇത്രയും നിന്റെ കാര്യങ്ങൾ അപരിചിതനായ എന്നോട് പറഞ്ഞു അപ്പോൾ നിന്റെ മനസ്സിൽ ആ ഒരു ഏർ അപകർഷതാ ബോധം അല്ലെങ്കിൽ നിനക്ക് രാജ്യത്ത് യാതൊരു സ്ഥാനോഎന്നിൽ ഇല്ല എന്നുള്ള ഒരു ചിന്ത കിടപ്പുണ്ടല്ലോ അപ്പൊ നീ വെറുതെ ജന്മം പ് ഏർ നിഷ്‌ഫലമാക്കരുതേ ഫലമില്ലാത്തത് ആക്കരുതേ ദുഷ്ക്കരമായിട്ടൊന്നുമില്ല കേൽ അതു നമ്മള് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും കൂടെ ഉള്ള ഉണ്ണായി വാര്യരുടെ ഒരു ഉപദേശമാണ് ദുഷ്കരമായിട്ടൊന്നുമില്ല എന്താണ് പ്രയാസമായിട്ടൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണ് അപ്പൊ അതിന്റിടയിൽ നിങ്ങൾ ചിന്തിക്കുന്ന അയ്യോ പരീക്ഷയ്ക്ക് പഠിക്കണം ഇത്രയും പാഠങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ ഇത് പല കവികളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന പാടങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഉപദേശമാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് നമുക്ക് കൂടുതൽ ജീവിതത്തെ നന്നായി അല്ലെങ്കിൽ പഠനത്തെയൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇപ്പൊ ഇവിടെ കലി പുഷ്ക്കരനോട് കാണിക്കുന്ന പറയുന്ന ഒരു കാര്യമാണ് ദുഷ്ക്കരമായിട്ട് പ്രയാസമായിട്ട് ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല മൽ സഹായമുണ്ടായാൽ ഏവനും എടുത്തു പറയുകയാണ് മൽസഹായം മൽസഹായം എന്റെ സഹായം എന്റെ സഹായമുണ്ടായാലേവനും പ്രയാസമായിട്ട് ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല നളനും നീയും ഭേതമെന്തിവിടെ നളനും നീയും നീ തന്നെ പറഞ്ഞല്ലോ നളനെ കുറിച്ച് നളന് കർമ്മം വേറെ നളൻ വളരെ മിടുക്കനാണ് നളന് ഏർ സൈന്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് നളനും നീയും തമ്മിൽ എന്താണ് ചേതം അതായത് അൽപ്പം ഒരു പഴുത് തനിക്ക് കിട്ടിയപ്പോൾ അവിടെ നിന്ന് കലി ഇവന്റെ മനസ്സിനെ ഇളക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് നാടുവാഴുക നളനുവെന്ന് സംപ്രതി സംപ്രതി പെട്ടെന്ന്

നിന്നോടെടോ ഞാൻ പുനരാരെന്ന പറയാ ഞാൻ ഇനി ആരാണെന്ന് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടില്ല അത് നമ്മള് ശ്രദ്ധിക്കണം അതായത് വളരെ മനഃശാസ്ത്രപരമായ ഒരു ഏർ ഭദ്രസനമാണ് ഉണ്ണായി വാര്യർ ഇതിലൂടെ നടത്തിയിരിക്കുന്നത് ഈ രണ്ട് ഏർ വ്യക്തികൾ തമ്മിൽ അവരുടെ ഉള്ളിലെ അസൂയയും പകവു പകയും പിണക്കവുമാണ് പറഞ്ഞ് ഏർ ആദ്യം പരിചയപ്പെടുന്നെ അല്ലാതെ സ്വന്തം പേര് പറഞ്ഞല്ല ഇനി കലി പറയുന്നത് ഞാൻ നിന്നോട് പറയാൻ ഞാൻ പുനര് ഈ ഞാൻ പറയാം നിന്നോട് ഞാൻ ആരാണ് അതായത് പാരിലെന്നെ ഇന്ന് ആര് അറിയാതവർ പാര് ഭൂമി ഈ ഭൂമിയിൽ എന്നെ അറിയാതവർ ആരാണ് അറിയാത്തവർ ആരാണ് എന്നാണ് പറയുന്നത് വൈരി വൈരി ശത്രു വൈര്യസേനിക്കിഷ ഞാൻ കലി ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുന്ന് നോക്ക് അതായത് ഏർ ഇതിലൂടെ നമ്മൾ മനസിലാക്കേണ്ടത് നളനോട് അല്പമെങ്കിലും മാനസികമായ അസൂയയും ഏർ ദേഷ്യമുള്ള വ്യക്തി എന്ന സഹോദരനായ പുഷ്ക്കരൻ ആ പുഷ്ക്കരനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പരിചയപ്പെടുത്തൽ അതാണ് കലിയുടെ ആ ഒരു trick സൂത്രം എങ്ങനെ പറയുന്നു വൈരി ശത്രുവാണ് ആർക്ക് വൈര സേനിക്ക് വൈര സേനി ധീരസേനന്റെ മകനാണ് വി വൈര സേനി അപ്പൊ നമ്മൾ അവിടെ ഒറ്റപ്പദമാക്കാനുള്ള ഒരു വാക്ക് ഒരു പദവും കൂടെയാണ് വീര സേനന്റെ പുത്രൻ വൈര സേനി വൈര സേനി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നളനെയാണ് ഞാൻ നളന്റെ വൈരി ആണ് വൈരി ശത്രു ഇഷ ഞാൻ കലി ഞാൻ കലി എന്റെ പേര് കലി ഞാൻ ആരുടെ ശത്രുവാണ് വൈര സേനി നളന്റെ ശത്രുവാണ് ചവ ഞാൻ മിത്രം ചവ നിങ്ങൾക്ക് ഞാൻ മിത്രം ഞാൻ നിങ്ങൾക്ക് കൂട്ടുകാരാ നിങ്ങള്ടെ friend ആണ് ഞാൻ ഫസിയ നാടു ഞാൻ ചേതരുന്നു അവന്റെ നാട് ഫസിയ അവന്റെ അവന്റെ നാട് ഞാൻ ചേതരുന്നു ചേ നിനക്ക് നിനക്ക് തരുന്നു ചൂതു പൊരുകാ പോരുക നീയും വന്നോളൂ നമുക്ക് ചൂത് പൊരുക ചൂത് പൊരുത് അല്ലെങ്കിൽ ചൂതാട്ടം കളിച്ച് അവനെ ജയിച്ച് ഞാൻ നിനക്ക് നാട് തരാം വന്നോളൂ എന്നാണ് പ്രലോഭനം അപ്പൊ നമ്മളയിനി വിദ്യാർത്ഥി ജീവിതത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ നമുക്കും വരാറുണ്ട് ഏർ ഈ TV കാരണം ഏർ പഠിക്കുമ്പോ TV കാണണൊന്നുള്ള പ്രലോഭനം വരും അല്ളെങ്കിൽ പഠനം നിർത്തി വെച്ച് പോക അങ്ങനെന്നുള്ള പ്രലോഭനം വരും ഇതിനെയെല്ലാം നമ്മൾ എന്തെയാണ് ഇത്തരത്തിലുള്ള പാഠങ്ങൾ വായിക്കുമ്പോൾ പ്രലോഭനങ്ങളെ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളെ തിന്മയിലോട്ട് നമ്മളെ നയിക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് മോചനം നേടേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഈ പാഠം നമുക്ക് പറഞ്ഞു തരു നിൽക്ക മതീയമതെ വിജയം നിശ്ചിതമാമിഹ തെ നിൽക്ക മതീയമതെ മതീയമതെ എന്ന വാക്കിന് എന്റെ അഭിപ്രായത്തിൽ നിൽക്കുകയാണെങ്കിൽ നിൽക്ക മതീയമതെ വിജയം സുനിശ്ചിതം ഇഹ നിൽക്ക മതീയമതെ വിജയം സുനി നിൽക്ക മതീയമതെ വിജയം നിശ്ചിതമാമിഹ തെ തെ നിനക്ക് വിജയം നിശ്ചയമാണ് വിജയം നിശ്ചയമാണ് ഉറപ്പ് കൊടുക്കയാണ് കലി എങ്ങനെയാണെന്ന് നോക്ക് മതീയമതെ എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്ക് വിജയം നിശ്ചയമാണ് മതീയമതെ എന്നുള്ള വാക്കിന് എന്റെ അഭിപ്രായത്തിൽ നിൽക്കുകയാണെങ്കിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്ക് വിജയം വളരെ സുനിശ്ചിതമാണ് വിക്രയമല്ലന്നാകിലെന്തെടോ വക്യ ചൂതിനായി എന്നെ പണയാം ചൂത് കളിച്ചാണ് രാജാക്കന്മാർ പണ്ട് ജീവിതവും അവരുടെ രാജ്യവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നത് ചിലർ നേടുകയും ചെയ്യാറുണ്ട് ചൂതിന്റെ അല്ലെങ്കിൽ ചൂത് കളിയുടെ ഒരു ഏർ രീതി എന്ന് പറഞ്ഞാൽ പണം വെച്ച് ചൂത് കളിക്കുന്നവരുണ്ട് അത് നഷ്ടപ്പെടും ഇപ്പൊ തന്നെ ആധുനിക രീതിയിൽ പിന്നെ റമ്മി ഒക്കെ കാലിച്ചവന്റെ ഏർ ധാരാളം പണം നഷ്ടപ്പെടുത്തുന്നവരുണ്ട് ഇതെന്റെ ഒരു പഴയ രൂപമാണ് ചൂത് എന്ന് പറയുന്നു ചതുരംഗം അല്ലെങ്കി chess കളിക്ക അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടെ ക കലി പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നെ പണയം വെക്കുക അതായത് നിനക്ക് പണയ വസ്തുവായിട്ട് ചിലപ്പോ കൊടുക്കാൻ ഒന്നും കാണില്ല ഞാൻ വളരെ വിലയുള്ളവനാണ് എന്റെ സഹായം ഉണ്ടെങ്കി നിനക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നെ നിയങ് പണയം വെക്കുക

ആരെ വനത്തിലേക്ക് വിടണം നളനെ വനത്തിലേക്ക് വിടണം എങ്ങനെ വിടണം അവന്റെ ധനം അവന്റെ ധാന്യം അവന്റെ നാട് ഇതൊക്കെയും കൈക്കലാക്കിയതിനു ശേഷം അവനെ ചൂതിൽ പരാജയപ്പെടുത്തി അവ കാട്ടിലേക്ക് അയക്കുക അതിനായി നീ എന്നെ പണയം വെച്ച് കളിക്കുക ഞാൻ നിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നിനക്ക് വിജയം സുനിശ്ചിതം ഇങ്ങനെയാണ് പ്രലോഭനത്തിന്റെ വഴികളിലൂടെ കലി നമ്മുടെ പുഷ്ക്കരനെ നയിച്ച് കൊണ്ടുവരുന്നെ ഇതിന് ശേഷമാണ് ഏർ ചൂത് കളി നടക്കുന്നതും ചൂത് കളിയിൽ തോറ്റ് നളൻ നാടുവിടുന്നതും അങ്ങനെ നളനും ദമയന്തിയും തമ്മിൽ പിരിയുന്നതും വർഷങ്ങൾക്കു ശേഷം നളദമയന്തിമാർ ഒന്നിക്കുമ്പോഴാണ് നളചരിതം ആട്ടക്കഥ വളരെ രസകരമായി ശുഭകരമായി പര്യവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിൽ ഇത്രയുള്ളൂ പ്രലോഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ രഹസ്യമായി കാര്യങ്ങൾ പറഞ്ഞ് വശപ്പെടുത്തി വശംവദരാക്കി മാനസികമായി അവരെ അതിനകത്ത് അവർക്കുള്ള കുറെ അറിവുകളൊക്കെ നൽകി അവരുടെ മനസിനേം ശരീരത്തിനേം മറ്റൊരാൾക്ക് എതിരായി അല്ലെങ്കിൽ മറ്റൊരു തിന്മ ചെയ്യാനായി അവരെ പഠിപ്പിച്ചെടുക്കുന്നതാണ് പ്രലോഭനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ വളരെ ശാസ്ത്രീയമായ സമീപനത്തിലൂടെ കലി എന്തെയിതിരിക്കുന്നു നമ്മുടെ പുഷ്ക്കരനെ നളന്റെ സഹോദരനായ പുഷ്ക്കരനെ നളനെതിരെ തിരിയാനായി പ്രേരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോ നളചരിതം ആട്ടക്കഥയിലെ രണ്ടാം ദിവസത്തിന്റെ ഈ ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ് അപ്പോ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം ഞാൻ കുറച്ച് one word കൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് ശ്രദ്ധിക്കുക പിന്നെ നമുക്കില്ല നാട് നക്കിടെന്റേം ഒരു ചോദ്യം ഉണ്ട് അത് കുട ഏർ കുടയും ചാമരവും എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം അമിത്ര വീരന്മാർ അതായത് ഈ വരികളിൽ തെളിയുന്ന പുഷ്ക്കരന്റെ മാനസികാവസ്ഥ അപ്പൊ നമ്മക് തുടക്കം തന്നെ പുഷ്ക്കരന്റെ കാര്യങ്ങളിൽ നിന്ന് മനസിലാകുന്ന പുഷ്ക്കരൻ പറയുന്നതെന്താണ് എനിക്ക് വളരെ വ്യക്തമായ കാര്യാ അതായത് എനിക്ക് ഒരു സ്ഥാനവു ഇല്ല ഈ രാജ്യത്ത് എനിക്ക് വളരെ ഏർ പി ഒരു ക്ഷത്രിയനാണെന്നുള്ളൊരു സ്ഥാനം മാത്രമേ ഉള്ളു എന്നൊക്കെയുള്ള ഒരു അപകർഷതാ ബോധമാണ് ഏർ പുഷ്‌ക്കരന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക് വരുന്നത് അത് തേടി വന്ന കലിക്ക് അതൊരു സഹായവുമായി അങ്ങനെയാണ് ഈ ഒരു ഏർ കൂട്ടുകെട്ട് ഉണ്ടാവുന്നതും ഇവരുടെ ചതി ആരംഭിക്കുന്നതും അപ്പൊ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക ആ പ്രത്യേകിച്ച് പദങ്ങൾ തിരിച്ചു വായിക്കുക ഞാൻ പദങ്ങൾ തിരിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്ന അത് വളരെ ശ്രദ്ധിച്ചു വായിക്കണം അപ്പൊ അതിനകത്തിന്ന് പദങ്ങൾ തിരിച്ചെഴുതുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പൊ പാഠഭാഗം നന്നായിട്ട് വായിക്ക അടുത്ത class ൽ കാണുന്നത് വരെ സ്നേഹത്തോടെ ഷീബ teacher hello നമസ്‌കാരം അപ്പൊ ഞാനിവിടെ സംസാരിക്കാൻ പോന്നത് football നെ കുറിച്ചാണ് അതായത് ഈ football തന്നെയാണ് നമ്മൾക്ക് വേറെ ഒരു soccer അതുപോലെ തന്നെ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 ഏതാണ് അഹ് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളത് കായികവിനോദങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നിലുള്ളത് football എന്നു വേണമെങ്കിലും പറയാം എന്നുവേണം എന്നുവേണമെങ്കിലല്ലാ ഉറപ്പായിട്ടും football തന്നെയാണ് അല്ലെങ്കിൽ കാൽപന്തുകളി തന്നെയാണ് ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത് കാരണം നമുക്ക് മറ്റു കായികവിനോദങ്ങളായ cricket എന്നുപോലെ badmintonshuttle അങ്ങനെ കൊറെയിണ്ട് tennis ഇതൊക്കെ നോക്കിയാലും പിന്നെ ഈ football ന് ഏറ്റവും football എന്ന കായികവിനോദത്തിന് പിന്നെ ഏറ്റവും കൂടുതൽ പ്രചാരങ്കരും ആരാധകരും കാണികളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഖത്തറിൽ വെച്ച് നടന്ന FIFA world cup ൽ നമ്മള് കണ്ടു ഒരു football ന് football ൽ ഏർ പിന്നെ ഒരു പേരും ഇല്ലാത്ത നമ്മുടെ രാജ്യം ഇ രാജ്യമായ ഇന്ത്യയുടെ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 അയിന് എത്രമാത്രം സ്നേഹിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും കാരണം ഓരോ fans ഉം പിന്നെ അവരുടെ team ന് support കേരളത്തിൽ support നൽകാൻ വേണ്ടി flex ഉം cut out ഉം banner കളും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 football നെ പറ്റി പറയുമ്പോൾ ഏകദേശം പതിനൊന്ന് പേരടങ്ങിയ രണ്ട് team കളെ വെച്ചാണ് മത്സരി മത്സരം ഒരു team ൽ പതിനൊന്ന് പേരെവെച്ച് അങ്ങനെ മൊത്തം ഇരുപത്തിരണ്ട് ആൾക്കാർ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

പന്ത് തൊടാൻ പറ്റില്ല അവർക്കും ഒരു നിശ്ചിത സ്ഥലമുണ്ട് അതില് മാത്രമെ അവർക്ക് കൈ കൊണ്ട് പന്ത് തൊടാൻ പറ്റൂ കളി നിയന്ത്രിക്കുന്നത് referees ആണ് അതായത് ഒരു കളി നടക്കുമ്പോൾ ഏകദേശം മൂന്ന് referees ഉണ്ടാകും കളിക്കളത്തിൽ ഒരു main referee രണ്ട് side referee ഈ side referees ആണ് off side കൾ നോക്കുന്നത് രണ്ട് side referees ഉം main referee എന്ന് പറയുന്നത് main referee ക്ക് ചുമതല എന്നറിയപ്പെടുന്നത് പിന്ന foul വിളിക്കുക അതുപോലെ ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ mainlymain referee ടെ ചുമതലകളാണ് ഏകദേശം തൊണ്ണൂറ് minute ആണ് അതായത് ഒന്നരമണിക്കൂറാണ് ഒരു football കളിയുടെ ദൈർഘ്യം എന്നറിയപ്പെടുന്നത് ആദ്യം നാല്പത്തി അഞ്ച് minute ആദ്യത്തെ ആദ്യത്തെ half ആദ്യ പകുതി നാല്പത്തഞ്ച് minute രണ്ടാം വെ പകുതി നാല്പത്തഞ്ച് minute അങ്ങനെയാണ് ആദ്യത്തെ പകുതിക്കുശേഷം referees ന് sorry പിന്നെ players ന് ഒരു break ഉണ്ടാവുന്നതാണ് ഇതിൽ അവർക്ക് വിശ്രമിക്കാവുന്നതാണ് പിന്നെ നേറത്തെ പറഞ്ഞതുപോലെതന്നെ പിന്നെ നമ്മുടെ USAamerican നാടുകളിലൊക്കെ football നെ soccer എന്ന പേരിൽ എന്നറിയപ്പെടുന്നുണ്ട് soccerfootball നെ തന്നെയാണ് soccer എന്നറിയപ്പെടുന്നത് ഇത് രണ്ടും പിന്നെ football നെ അപേക്ഷിച്ച് soccer നിയമങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നെനിക്കറിയില്ല പൊതുവെ അവിടെ soccer എന്നാണ് വിശേഷിപ്പികാർ football ന് ഏറ്റവും കൂടുതൽ പ്രചാരണം ഉള്ള നാടുകളിൽ ഒന്ന് നാടുകൾ എന്നറിയപ്പെടുന്നത് യൂറോപ്പ് അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് അതായത് അർജന്റീന പിന്നെ football ൽ ശക്തരായ അർജന്റീന ബ്രസീൽ പിന്നെ ജർമ്മനി ഫ്രാൻസ് പിന്നെ അതുപോലെ നമുക്കെന്താ പറയാം ക്രൊയേഷ്യ ജർ ഇംഗ്ലണ്ട് ഇവരൊക്കെയെന്നു പറയുന്നത് പിന്നെ ഏർ football ലെ ഏറ്റവും മികച്ച ശക്തിയേറിയ രാജ്യങ്ങളാണ് football ലെ അതുപോലെ തന്നെ നമുക്ക് ഏർ ഇപ്പൊ പിന്ന പരിചയമായ കുറച്ച് വാക്കുകളാണ് kickoff throwing goal kick corner kick free kick penalty അത് kickoff എന്നറിയപ്പെടുന്നത് എന്ന് പറയുന്നത് എന്താണ്ന്ന് വെച്ചാൽ പിന്ന നമ്മളെ കളി തുടങ്ങുമ്പോൾ പിന്നെ central ന്ന് കിട്ടുന്ന touch ആണ് kickoff അതുപോലെ throwing എന്നറിയപെടുന്നതെന്താണെന്ന് വെച്ചാല് നമ്മൾ football കളിക്കുന്നത് ഒരു ചതുരാകൃതിയിലാണ് അപ്പൊ ഒരു കളിക്കാരൻ ഒരു line ൻ്റെ അപ്പുറത്തേക്ക് ഒരു പന്ത്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 പിന്നെ ഒരു team ൻ്റെ goal keepers എടുക്കുന്ന kick ആണ് അതുപോലെ corner kick എന്നറിയപ്പെടുന്നത് ഒരു player അതായത് സ്വന്തം team ലെ player അവരുടെ post ൻ്റെ goal line goal line goal line ലേക്ക് goal line ന്റെ അപ്പറത്തേക്ക് പന്ത് അടിച്ചാൽ എതിർ team ന് corner kick കിട്ടും അതാണ് corner kick പിന്നെ അടുത്തത് free kickfree kick പറഞ്ഞാൽ ഒരു team ത്തെ player മറ്റൊരു team ത്തെ player നെ foul വെച്ചാല് പിന്നെ അവർക്ക് free kick എടുക്കാവുന്നതാണ്. അവിടുന്ന് ഒരു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 foul വെച്ചാൽ ആ team നെ അതായത് foul ചെയ്യപ്പെട്ട team നെ penalty എടുക്കാവുന്നതാണ് ഇനി പിന്നെ ഈ football എന്നറിയപ്പെടുന്നപോലെ football എന്ന്പറയുമ്പോ പറയുമ്പോഴെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് FIFAworld cup എന്നറിയപ്പെടുന്നത് FIFA world cup പറയുമ്പോ ഏറ്റവും ജനപ്രീതിയമായ ഒരു ഇതാണ് കാരണം ഈ ഇനി അടുത്തത് world cup നടക്കാൻ പോകുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഏകദേശം നാല് കൊല്ലം കൂടുമ്പോഴാണ് FIFA world cup അരങ്ങേറുന്നത് ഏകദേശം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 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റു world cup കളെ അപേക്ഷിച്ച് എന്താണെന്ന് വെച്ചാല് മറ്റ് world cup കളൊക്കെ ഏകദേശം മുപ്പത്തിരണ്ട് team കളെയാണ് പങ്കെടുപ്പിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും FIFA യുടെ

പിന്നെ ആഗ്രഹം വെച്ച് നടക്കാത്ത പല രാജ്യങ്ങൾക്കും ഇത് ഒരു അവസരം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നാപ്പത്തിഎട്ട് team കൾ കളിക്കുന്നതിലൂടെ കുറെ team കൾ ആത് മത്സരത്തിൽ മാറ്റൊരുക്കുന്നു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 ഏകദേശം നമ്മുടെ world cup അയിനിടെ FIFA ഒരു rankingfootball ranking list വിട്ടപ്പോൾ നമ്മുടെ ഇന്ത്യ എന്നറിയപ്പെടുന്നത് വളരെ കഷ്ടമായ ദയനീയമായ അവസ്ഥയിലാണ് ഏകദേശം ഇന്ത്യ നൂറ്റിനാലാമത്തെ സ്ഥാനത്ത്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 വളരെ കഷ്ടമാണ് പിന്നെ FIFArank listil ൽ ഒന്നാം സ്ഥാനത്ത് ഏകദേശം ബ്രസീലാണ് ആയിരത്തി ഇരുനൂറ്റി നാൽപത്തൊന്ന് point രണ്ടാം സ്ഥാനത്ത് നമ്മുടെ അർജന്റീനയും ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിഎട്ട് point ഓടെ അർജന്റീനയും

അതായത് വെറും മൂന്ന് point ന് വ്യത്യാസം മാത്രെയുള്ളൂ അവിടെ പിന്നെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്രണ്ടില് world cup ൽ cup അടിച്ചത് അർജന്റീന ആയിരുന്നു ഏകദേശം ഫ്രാൻസിനി penalty kick ൽ നാലേ രണ്ടിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന cup അടിച്ചത് അത് ഏകദേശം അർജന്റീനയുടെ ഒരു മൂന്നാമത്തെ FIFA world cup ആയിരുന്നു തീർച്ചയായും അർജന്റീന ആദ്യത്തെ കളിയില് ആദ്യത്തെ കളിയില് സൗദി അറേബ്യയോട് അതായത് അത്രയ്ക്ക് വല്ല്യ പിന്നെ മെച്ചമല്ലാത്ത അ സൗദി അറേബ്യയോട് പരാജയപ്പെട്ടു ഇങ്ങനുള്ള പല club കളും അർജന്റീനയെ കളിയാക്കിയിരുന്നു ഈ കളികൊണ്ട് എവ്ടെക്കും എത്തുലാന്ന് പക്ഷെ അർജന്റീന cup ഏകദേശം മുപ്പത്നാല് മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം ഏർ അർജന്റീന cup അടിച്ചുകൊണ്ട് പിന്നെ haters നോട് പ്രതികാരം ചെയ്‌തു ഏകദേശം ബ്രസിലിന് അഞ്ച് world cup ഉണ്ട് ഏർ ജർമ്മനിക്ക് നാല് ഇറ്റലിക്ക് നാല് world cup ഉണ്ട് ഉറൂബിയക്ക് രണ്ട് world cup ഉണ്ട് നമ്മളുടെ അർജന്റീനയ്ക്ക് മൂന്ന് world cup ഉണ്ട് ബ്രസീലാണ് ഏറ്റവും കൂടുതൽ FIFA world cup ജേതാക്കളായത് ആയ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട്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 ഇനി ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തറിൽ world cup നടക്കാൻ പോണത് നമ്മുടെ ഖത്തറിലാണ് ഖത്തറിലാണ് രണ്ടാമത്തെ ഏർ അടുത്ത world cup നടക്കാൻ പോകുന്നത്

രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാല് ബ്രസീലിൽ വെച്ച് നടന്ന ഏർ world cup ൽ ജർമ്മനിയായിരുന്നു cup അടിച്ചത് അന്ന് പിന്നെ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 അപ്പോ football എന്നറിയപ്പെടുന്നത് പലരുടെയും ഒരു വികാരമാണ് ഞാൻ നിർത്തുന്നു Clear അല്ലെ ഇപ്പൊ ന്നെ നല്ലപോലെ കാണാനും പറ്റുന്നില്ലേ ലെ yes വ അപ്പൊ നമുക്ക് Exam ഒന്നുല്ലേ ഏക് Okay അപ്പൊ നമ്മളിന്ന് Carbon and its compunds ൻറെ Theory ആണ് പഠിക്കുന്നത് അടുത്ത Class ൽ നമ്മളെന്തേയും Metals and non metals full discuss ചെയ്യും അതുപോലെത്തന്നെ Carbon and its compounds full question ചെയ്യും Carbon and its compounds Questions എ ചോദിക്കാറുള്ളു ഒന്നും പേടിക്കണ്ട നമ്മളെന്തേയും Set ആക്കി തരും ഒന്നും പേടിക്കണ്ട ആരും പേടിക്കണ്ട ഒരാവശ്യോല്ല പിന്നെ ഈ Exam എഴുതുകയാണെങ്കില് അതായത് നിങ്ങക്കെന്തേയും രണ്ടായ്ച്ച കഴിഞ്ഞെന്തേയും Exam തൊടങ്ങും Exam കഴിഞ്ഞിട്ടാണെ നിങ്ങളെന്താ ഇതുപോലെ നേരെ Plus one ലേക്കാണെത്താൻ പൊന്നേ അപ്പൊ Plus one ൽ നിങ്ങൾക്കെന്തെയ്യണം നല്ല Mark വാങ്ങണം നല്ലപോലെ പഠിച്ച് Full mark വാങ്ങണംന്നാണ് നിങ്ങടെ ആഗ്രഹവെങ്കിൽ Exam വരുമ്പോ അതിനു നിങ്ങള് കൂടെയെൻറെ Plus one ലെ Exam ൻറെ കൂടെ നിങ്ങള് പഠിച്ചാൽ Plus one ലെ examCBSEClass ഉള്ളൊണ്ട് അതുപോൽത്തന്നെ State ലാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ ളു Plus one ൽ Exam നുകളുടെ കൂടെ പഠിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്കെന്തെയ്യം Full mark ഉറപ്പാക്കാം Okay full mark ഉറ ഉറപ്പാക്കാം ഒര് Page വേണ്ടി വരില്ല അ വേ Exam ൻറെ കൂടെ പഠിപ്പിക്കാണെ Full mark എന്തായാലും കിട്ടും Exam നിടയിൽ നല്ല Classes ഇണ്ട് നല്ല Revision classes ഇണ്ട് കുറെ Questions ഇണ്ട് കുറെ Equations ഇണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾ Full set ആരിക്കും Exam ന് ഒന്നും പേടിക്കണ്ട വരൂല അപ്പോം Exams ൻറെ കൂടെ പഠിച്ച് നിങ്ങൾക്ക് Plus one ല് നല്ല Mark വാങ്ങാൻ ആഗ്രഹിണ്ടേന്തെയ്യ പ്രത്യേകം തന്നെ Exam എഴുതണ്ടെ Batch ലോ അല്ലെങ്കി Batch ലോ Join ചെയ്യാ Batch എന്ന് പറഞ്ഞ എന്താ Exam ൻറെ Plus one batch ആണ് Batch എന്ന് പറയുന്നേ NEETBatch ആണ് ല്ലേ നിങ്ങള് NEET ആണെങ്കിൽ അതായത് Doctor ആവാൻ ആഗ്രഹിള്ള ആൾക്കാരാണെങ്കിൽ NEET ചേരുക സാധാരണ Board exam എഴിതി നല്ല Mark വാങ്ങിയ മതി വേറെന്തിനെങ്കിലും പോകാനാണാഗ്രഹമെങ്കില് അഡ്‌ജിലേക്ക് Join ചെയ്യാ ആകെ Four thousand rupees എ ഉള്ളു Four thousand rupees ന് നി നിങ്ങക്കെന്ത് എന്ത്ചെയ്യാൻ പറ്റൂ One year ൻറെ Complete ആയിട്ടുള്ള സാധനം കിട്ടും One year ൻറെ Complete ആയിട്ടുള്ള Course കിട്ടും just four thousand rupeesOkay join ചെയ്യാൻ താല്പര്യയോള്ളോര് എല്ലാ പെട്ടെന്ന് പോയി Join ചെയ്യാ share ചെയ്യാനാരും മടി കാണിക്കരുത് എല്ലാരും ചെയ്യാ Friends ആയിട്ട് Share ചെയ്തത് ഇപ്പൊ Batch ലും Briky batch ഒക്കെ ഞാൻ ഇത് നിങ്ങക്കാർക്കെലും Screenshot എടക്കണേ Screenshot എടുക്കാം Okay okay okay ready ഇനി Plus one active batch ൽ Join ചെയ്യണെങ്കിൽ നിങ്ങളെന്തെയ്യണം ഈ Join ചെയ്യാൻ Join ചെയ്യാൻ എന്തെയ്യണം ആഹാ Okay join ചെയ്യാൻ എന്തെയ്യണം Join ചെയ്യാൻ ചെയ്യേണ്ടത് Seven five nine two zero Nine two zero two one എന്ന number ലേക്ക് Just ഒരു Hai അയച്ചാമതി അവരെന്തേയും അവര് നിങ്ങൾക്ക് പറഞ്ഞേരും എങ്ങനെയാണ് Join ചെയ്യേണ്ടത് Join ചെയ്താൽ നിങ്ങൾക്കെന്തൊക്കെ കിട്ടു exam ന്റെ class കൾ എത്രത്തോളം നല്ലതാണ് അത് അത് നി Complete ചെയ്ത എത്ര ആൾക്കാർക്ക് നല്ല Mark കിട്ടിണ്ട്ന്നുള്ള എല്ലാ Details ഉം എന്ത്ചെയ്യും ഈ number Contact ചെയ്ത നിങ്ങൾക്ക് പറഞ്ഞേരും

നല്ലപോലെ പഠിക്കണം വെറുതെ Valentines day അ ആഘോഷിച്ച് പോലെന്നെയാന്നെ നല്ലണം പഠിക്കണം Okay നിങ്ങൾക്ക് Exam ന് എന്തേലും Batch ൻറെ ഈനെപ്പറ്റി അറിയേൻ ഈ Number ലേക്ക് Just ഒന്ന് Hai അയച്ചാമതി അവരെല്ലാം പറഞ്ഞേരും ഒന്നും പേടിക്കണ്ട Okay Okay അപ്പൊ നമ്മള് നേരെ Class തൊടങ്ങാം ആദ്യം തന്നെ Carbon carbonCarbon എന്ന് പറഞ്ഞാൽ എന്താ Carbon ന്ന് പറഞ്ഞാല് Periodic table ലെ ആറാമത്തെ Element നെയാണ് Carbon white carbon ൻറെ Electron configuration എങ്ങനെയാണ് Two four അല്ലെ ഇത് നിങ്ങക്കെല്ലാവർക്കും അറിയാലോ ഇതിനൊരു കൊഴപ്പോല്ലല്ലോ ഓ നിങ്ങളൊക്കെ decent ആൾക്കാരാണോ അപ്പൊ നിങ്ങക്കൊന്നും Valentine ഇല്ലായിരുന്നു Okay Okay അപ്പൊ Carbon covalent ന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെയാണ് Electron configuration Dot circle വരക്കണമെങ്കിൽ ഇവിടെയൊരു Dot ഇവിടെയൊരു Dot ഇവിടെയൊരു Dot ഇവിടെയൊരു Dot ഇങ്ങനെയാണ് Carbon ഇണ്ടവ ഈ Carbon എന്താണ് ഈ Carbon ഒരുപാട് Compounds ഇണ്ടാക്കുന്നുണ്ട ഈ ഓരോ Compounds നെ പറ്റിട്ടാണ് നമ്മളെന്തേയുന്നത് നമ്മൾഎന്ത്ചെയ്യുന്നത് നമ്മൾഎന്ത്ചെയ്യുന്നത് പറ നമ്മൾ പഠിക്കാൻ പോകുന്നത് Okay Okay ആണോ Okay ആണോ Okay അപ്പൊ Carbon ണെ പറ്റിട്ടാണ് നിങ്ങള്

Carbon കൂടുതലും എന്താണ് Covalent bond കളാണ് Form ചെയ്യാ carbon കൂടുതലും Covalent bond തന്നെയും Bond എന്താണ് Covalent bond എന്ന് പറഞ്ഞാൽ Covalent bond ന്ന് പറഞ്ഞാൽ എന്താണ് Covalent bond ന്ന് പറഞ്ഞ എന്താണ് Covalent bond എന്ന് പറയുന്നാണെങ്കിൽ Mutual ആയിട്ട് Electron നെ Equal number of sharing നടന്നതാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നെ Bond നെയാണെന്ത് വിളിക്ക Covalent bond എന്ന് വിളിക്ക Okay Sharing of electrons sharing of electrons ആണ് എവിടെ നടക്ക Covalent bonding നടക്ക Okay ഇതിന് Example കാണിക്കുവാണെങ്കിൽ നമുക്ക് എന്തെയ്യാം Hydrogen ൻറെ Example കാണിക്കാം Hydrogen ൻറെ കൈയിലോരെ ഒരേ Electron Hydrogen ഇണ്ട് വേറൊര് Electro ൽ hydrogen ഇണ്ട് ഇവരെന്തേയും ഈ Electron കൾ തമ്മിൽ പരസ്പ്പരം Share ചെയ്യും അങ്ങനെ Share ചെയ്തതാണെങ്കിൽ ഒരു Pair of electron നെയാണ് Share ചെയ്തതെങ്കിൽ അതിനെ എന്തുവിളിക്കും Single covalent bond ന്ന് വിളിക്കും ഇനി രണ്ട് Pair of electron നെ Share ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് Pair of electron നെയാണ് Share ചെയ്യുന്നതെങ്കിൽ രണ്ട് Pair of electron നെ Share ആൾക്കാരിണ്ടെങ്കിൽ അവരെന്തുവിളിക്കും അവരെ നമ്മള് വിളിക്കും Double covalent bond എന്ന് വിളിക്കും Double covalent bond എന്ന് വിളിക്കും ഇനി മൂന്ന് Pair of electrons നെയാണ് share ചെയ്യുന്നതെങ്കിലോ മൂന്ന് Pair of electrons നെ ആണ് Share ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മളെന്ത് വിളിക്കും അവരെ നമ്മൾ വിളിക്കും Triple covalent bonded compounds ന്നാണ് Okay Covalent bond എന്താണ് എങ്ങനെയാണ് Equivalent bond form ചെയ്യുന്നതെന്നറിയാലോ Share ചെയ്ത മതി Share ചെയ്യുന്നു Covalent bond ആയി Okay ready ഇനി ചെലപ്പോ നിങ്ങളോട് ചോദിക്കും രണ്ടില് carbon എ ഈ C h four ന്ന് പറഞ്ഞ Compound ഉണ്ടല്ലോ ഈ Compound ന്റെ Electron dot plus എവിടുന്നാ കിട്ടിയെന്ന് ചോയിക്കും Electron dot Electron dot

C h four ന് Electron dot structure വരക്കാൻ പറഞ്ഞാൽ Carbon എടുക്കുന്നു Carbon ൻറെ Outer most shell ൻറെ ഉള്ളിന്ന് നാല് Electron നെ നമ്മളെന്തേയുന്നു Dot ആയിട്ട് കാണിച്ചോടുക്കുന്നു പിന്നെ ഒര് Hydrogen ഒര് Electron ഒര് Hydrogen ഒര് Electron ഒര് Hydrogen ഒര് Electron ഒര് Hydrogen ഒര് Electron അതല്ലെ ഇവിടെയൊരു Sharing ഇവിടൊരു Sharing ഇങ്ങോട്ടേക്ക് ഒര് Sharing ഇവിടൊരു Sharing ഉണ്ട് പിന്നെ Carbon എന്ത്ചെയ്യും Carbon എല്ലാ